ന്യൂഡൽഹി 28 ജനുവരി 2024
നമസ്ക്കാരം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ
2024ലെ ആദ്യത്തെ മൻ കി ബാത് പരിപാടിയാണിത്
അമൃതകാലത്തിൽ ഒരു പുതിയ ആവേശമുണ്ട് ഒരു പുതിയ തരംഗം
രണ്ട് ദിവസം മുമ്പ് 75ാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ എല്ലാ നാട്ടുകാരും ഗംഭീരമായി ആഘോഷിച്ചു
ഈ വർഷം നമ്മുടെ ഭരണഘടനയും സുപ്രീം കോടതിയും 75 വർഷം പൂർത്തിയാക്കുകയാണ്
നമ്മുടെ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവങ്ങൾ ജനാധിപത്യത്തിന്റെ മാതാവെന്ന നിലയിൽ ഭാരതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു
തീവ്രമായ ഗാഢവിചിന്തനത്തിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ ജീവനുള്ള രേഖ എന്ന് വിളിക്കുന്നു
ഈ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പിന്റെ മൂന്നാം അധ്യായത്തിൽ ഇന്ത്യയിലെ പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ വിവരിച്ചിരിക്കുന്നു മൂന്നാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ഭഗവാൻ രാമൻ സീതാമാതാവ് ലക്ഷ്മണൻ എന്നിവരുടെ ചിത്രങ്ങൾക്ക് സ്ഥാനം നൽകിയത് കൌതുകകരമാണ്
ശ്രീരാമന്റെ ഭരണം നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾക്ക് പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നു
അതുകൊണ്ടാണ് ജനുവരി 22 ന് അയോധ്യയിൽ വെച്ച് ഞാൻ ദേവ് സെ ദേശ് രാം സെ രാഷ്ട്ര് എന്നിവയെക്കുറിച്ച് സംസാരിച്ചത്
സുഹൃത്തുക്കളേ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ ഒരു ചരടിൽ ചേർത്തതായി തോന്നുന്നു
എല്ലാവരുടെയും വികാരങ്ങൾ ഒന്നുതന്നെ എല്ലാവരുടെയും ഭക്തി ഒന്നുതന്നെ എല്ലാവരുടെയും വാക്കുകളിൽ രാമൻ എല്ലാവരുടെയും ഹൃദയത്തിൽ രാമൻ
ഈ സമയത്ത് രാജ്യത്തെ നിരവധി ആളുകൾ രാംഭജൻ ആലപിക്കുകയും ശ്രീരാമന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തു
ജനുവരി 22 ന് വൈകുന്നേരം രാജ്യം മുഴുവൻ രാംജ്യോതി കത്തിച്ച് ദീപാവലി ആഘോഷിച്ചു
ഈ സമയത്ത് ഒരു വികസിത ഭാരതത്തിനായുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെ ഒരു പ്രധാന അടിസ്ഥാനമായ കൂട്ടായ്മയുടെ ശക്തി രാജ്യം കണ്ടു
മകരസംക്രാന്തി മുതൽ ജനുവരി 22 വരെ ശുചിത്വ കാമ്പയിൻ നടത്തണമെന്ന് ഞാൻ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു
ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തിയോടെ അവരുടെ പ്രദേശത്തെ ആരാധനാലയങ്ങൾ വൃത്തിയാക്കിയത് എനിക്ക് നന്നായി തോന്നി
ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും എനിക്ക് എത്രപേർ അയച്ചുതന്നിട്ടുണ്ട് ഈ വികാരത്തിന് വിരമമരുത് ഈ പ്രചാരണം അവസാനിക്കുകയും അരുത്
കൂട്ടായ്മയുടെ ഈ ശക്തി നമ്മുടെ രാജ്യത്തെ വിജയത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇത്തവണ ജനുവരി 26ലെ പരേഡ് വളരെ ഗംഭീരമായിരുന്നു എന്നാൽ പരേഡിൽ സ്ത്രീശക്തി കണ്ടതാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് കേന്ദ്ര സുരക്ഷാ സേനയുടെയും ഡൽഹി പോലീസിന്റെയും വനിതാ സംഘങ്ങൾ മാർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അഭിമാനപൂരിതരായി
വനിതാസംഘത്തിന്റെ ഘോഷയാത്രയും അവരുടെ ഏകോപനവും കണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർ ആവേശത്തിലായി
ഇത്തവണ പരേഡിൽ അണിനിരന്ന 20 സ്ക്വാഡുകളിൽ 11 സ്ക്വാഡുകളും വനിതകൾ മാത്രമായിരുന്നു
കടന്നുവന്ന ഫ്ളോട്ടുകളിൽ എല്ലാ അഭിനേതാക്കളും സ്ത്രീകളാണെന്ന് ഞങ്ങൾ കണ്ടു
നടന്ന സാംസ്കാരിക പരിപാടികളിൽ ആയിരത്തഞ്ഞൂറോളം പുത്രിമാർ പങ്കെടുത്തു
നിരവധി കലാകാരികൾ ശംഖ് നാദസ്വരം നഗാഢ തുടങ്ങിയ ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിച്ചു
പുറത്തിറക്കിയ ടാബ്ലോയും ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു
ജലം ഭൂമി ആകാശം സൈബർലോകം ബഹിരാകാശം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീശക്തി രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് അത് കാണിച്ചുതന്നു
ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ സ്ത്രീകളുടെ നേതൃത്വത്തിൽ വികസനം എന്ന മന്ത്രവുമായി മുന്നേറുകയാണ്
സുഹൃത്തുക്കളേ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അർജുന അവാർഡ് ചടങ്ങ് കണ്ടിരിക്കണം
ഇതിൽ രാജ്യത്തെ വാഗ്ദാനങ്ങളായ നിരവധി കളിക്കാരെയും കായികതാരങ്ങളെയും രാഷ്ട്രപതിഭവനിൽ ആദരിച്ചിട്ടുണ്ട്
ഇവിടെയും ജനശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു അർജുന അവാർഡ് ലഭിച്ച പെൺകുട്ടികളും അവരുടെ ജീവിതവും
ഇത്തവണ 13 വനിതാ കായികതാരങ്ങൾ അർജുന അവാർഡിന് അർഹരായി
ഈ വനിതാ അത്ലറ്റുകൾ നിരവധി വലിയ ടൂർണമെന്റുകളിൽ പങ്കെടുക്കുകയും ഭാരതത്തിന്റെ പതാക ഉയർത്തുകയും ചെയ്തു
ധീരരും കഴിവുറ്റവരുമായ ഈ കളിക്കാർക്ക് മുന്നിൽ ശാരീരിക വെല്ലുവിളികൾക്കും സാമ്പത്തിക വെല്ലുവിളികൾക്കും നിലനിൽക്കാൻ കഴിഞ്ഞില്ല
മാറുന്ന ഭാരതത്തിൽ രാജ്യത്തെ നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളും എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു
സ്ത്രീകൾ തങ്ങളുടെ മുദ്ര പതിപ്പിച്ച മറ്റൊരു മേഖലയുണ്ട് അത് സ്വയം സഹായസംഘങ്ങളാണ്
ഇന്ന് രാജ്യത്ത് വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു അവരുടെ പ്രവർത്തന വ്യാപ്തിയും വളരെയധികം വികസിച്ചു
എല്ലാ ഗ്രാമങ്ങളിലെയും വയലുകളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കൃഷിയിൽ സഹായിക്കുന്ന നമോ ഡ്രോൺ ദീദികളെ നിങ്ങൾ കാണുന്ന ആ ദിവസം വിദൂരമല്ല
യിലെ ബഹ്റായിച്ചിൽ സ്ത്രീകൾ നാടൻ ചേരുവകൾ ഉപയോഗിച്ച് ജൈവവളവും ജൈവകീടനാശിനിയും തയ്യാറാക്കുന്നത് ഞാൻ അറിഞ്ഞു
സ്വയംസഹായ സംഘങ്ങളുമായി ബന്ധമുള്ള നിബിയ ബേഗംപൂർ ഗ്രാമത്തിലെ സ്ത്രീകൾ ചാണകവും വേപ്പിലയും പലതരം ഔഷധസസ്യങ്ങളും ചേർത്താണ് ജൈവവളം തയ്യാറാക്കുന്നത്
അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി മുളക് എന്നിവയുടെ പേസ്റ്റ് ഉണ്ടാക്കി ഈ സ്ത്രീകൾ ജൈവകീടനാശിനി തയ്യാറാക്കുന്നു
ഈ സ്ത്രീകൾ ഒരുമിച്ച് ഉന്നതി ബയോളജിക്കൽ യൂണിറ്റ്എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു
ജൈവ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിൽ ഈ സംഘടന ഈ സ്ത്രീകളെ സഹായിക്കുന്നു
ഇവർ നിർമ്മിക്കുന്ന ജൈവവളം ജൈവകീടനാശിനി എന്നിവയുടെ ആവശ്യവും തുടർച്ചയായി വർധിച്ചുവരികയാണ്
ഇന്ന് സമീപഗ്രാമങ്ങളിൽ നിന്നുള്ള ആറായിരത്തിലധികം കർഷകർ അവരിൽ നിന്ന് ജൈവഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു
ഇതുമൂലം സ്വയം സഹായസംഘങ്ങളുമായി ബന്ധപ്പെട്ട ഈ സ്ത്രീകളുടെ വരുമാനം വർദ്ധിച്ചു അവരുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ സമൂഹത്തെയും രാജ്യത്തെയും ശക്തിപ്പെടുത്താൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പൌരന്മാരുടെ ശ്രമങ്ങളെ മൻ കി ബാത്തിൽ ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നു
ഇത്തരമൊരു സാഹചര്യത്തിൽ മൂന്ന് ദിവസം മുമ്പ് രാജ്യം പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മൻ കി ബാത്തിൽ ഇത്തരം പൌരന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ്
അടിത്തട്ടിലുള്ളവരുമായി ഇടപഴകി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രവർത്തിച്ച നിരവധി നാട്ടുകാർക്ക് ഇത്തവണയും പത്മസമ്മാൻ ലഭിച്ചു
ഈ പ്രചോദകരായ ആളുകളുടെ ജീവിതയാത്രയെക്കുറിച്ച് അറിയാൻ രാജ്യത്തുടനീളം വളരെയധികം ആകാംക്ഷയുണ്ട്
മാധ്യമതലക്കെട്ടുകളിൽ നിന്ന് മാറി പത്രങ്ങളുടെ മുൻ പേജുകളിൽ നിന്ന് മാറി ഒരു ലൈംലൈറ്റും ഇല്ലാതെ സാമൂഹിക സേവനത്തിൽ മുഴുകി
ഇക്കൂട്ടരെ കുറിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടായിരിക്കില്ല
പത്മ പുരസ്ക്കാര പ്രഖ്യാപനത്തിന് ശേഷം ഇത്തരക്കാർ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആളുകൾ അവരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു കാത്തിരിക്കുന്നു
ഈ പത്മ അവാർഡ് ജേതാക്കളിൽ ഭൂരിഭാഗവും അവരവരുടെ മേഖലകളിൽ വളരെ അതുല്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു
ചിലർ ആംബുലൻസ് സേവനം നൽകുന്നു ചിലർ നിരാലംബർക്ക് തലയ്ക്ക് മുകളിൽ മേൽക്കൂര ഒരുക്കുന്നു
ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട്
650 ലധികം ഇനം നെല്ലുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരാളുമുണ്ട്
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതിരിക്കാൻ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നവരുമുണ്ട്
നിരവധി ആളുകൾ സ്വയം സഹായ ഗ്രൂപ്പുകളുമായി പ്രത്യേകിച്ച് നാരി ശക്തി കാമ്പെയ്നുമായി ആളുകളെ ബന്ധിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു
ബഹുമതി ലഭിച്ചവരിൽ 30 പേർ സ്ത്രീകളാണെന്നതിൽ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്
താഴെത്തട്ടിലുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെയും രാജ്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ സ്ത്രീകൾ
സുഹൃത്തുക്കളേ പത്മ പുരസ്കാര ജേതാക്കളിൽ ഓരോരുത്തരുടെയും സംഭാവനകൾ രാജ്യക്കാർക്ക് പ്രചോദനമാണ്
ശാസ്ത്രീയനൃത്തം ശാസ്ത്രീയ സംഗീതം നാടോടി നൃത്തം നാടകം ഭജന എന്നിവയിൽ രാജ്യത്തിന് കീർത്തി വരുത്തുന്നവരാണ് ഇത്തവണ ബഹുമതികൾ ഏറ്റുവാങ്ങുന്നത്
പ്രാകൃതം മാളവി ലംബാഡി ഭാഷകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവർക്കും ഈ ബഹുമതി ലഭിച്ചിട്ടുണ്ട്
ഇന്ത്യൻ സംസ്കാരത്തിനും പൈതൃകത്തിനും പുതിയ ഉയരങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് വിദേശത്തുനിന്നും നിരവധിപേർ പത്മ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്
ഫ്രാൻസ് തായ്വാൻ മെക്സിക്കോ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൌരന്മാരും ഇവരിൽ ഉൾപ്പെടുന്നു
സുഹൃത്തുക്കളേ കഴിഞ്ഞ ദശകത്തിൽ പത്മപുരസ്കാരങ്ങളുടെ സമ്പ്രദായം പൂർണ്ണമായും മാറിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്
ഇപ്പോഴത് ജനകീയ പദ്മമായി മാറി
പത്മപുരസ്കാര സമ്പ്രദായത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്
ഇപ്പോൾ ആളുകൾക്ക് സ്വയം നാമനിർദ്ദേശം ചെയ്യാൻ അവസരമുണ്ട്
2014നെ അപേക്ഷിച്ച് ഇത്തവണ 28 മടങ്ങ് കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ചതിന് കാരണം ഇതാണ്
പത്മപുരസ്കാരത്തിന്റെ അന്തസ്സും അതിന്റെ വിശ്വാസ്യതയും ബഹുമാനവും ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് കാണിക്കുന്നു
പത്മ പുരസ്കാരം ലഭിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ആശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഓരോ ജീവനും ഓരോ ലക്ഷ്യമുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലാവരും ജനിച്ചത് ഒരു ലക്ഷ്യം നിറവേറ്റാനാണ്
അതിനായി ആളുകൾ തങ്ങളുടെ കർത്തവ്യങ്ങൾ തികഞ്ഞ ഭക്തിയോടെ നിർവഹിക്കുന്നു
ചിലർ സാമൂഹ്യസേവനത്തിലൂടെയും ചിലർ പട്ടാളത്തിൽ ചേർന്നും ചിലർ വരും തലമുറയെ പഠിപ്പിച്ചുകൊണ്ടും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് നാം കണ്ടു എന്നാൽ സുഹൃത്തുക്കളേ ജീവിതാവസാനത്തിനു ശേഷവും സാമൂഹിക ജീവിതത്തോടുള്ള കടമകൾ നിറവേറ്റുന്ന ചിലർ നമുക്കിടയിലുണ്ട്
അതിനുള്ള അവരുടെ മാധ്യമം അവയവദാനമാണ്
കഴിഞ്ഞ വർഷങ്ങളിൽ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്ത ആയിരത്തിലധികം ആളുകൾ രാജ്യത്തുണ്ട്
ഈ തീരുമാനം എളുപ്പമല്ല എന്നാൽ ഈ തീരുമാനം നിരവധി ജീവനുകൾ രക്ഷിക്കാൻ പോകുന്നു
തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യാഭിലാഷങ്ങളെ മാനിച്ച കുടുംബങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു
ഇന്ന് രാജ്യത്തെ പല സംഘടനകളും ഈ ദിശയിൽ വളരെ പ്രചോദനാത്മകമായ ശ്രമങ്ങൾ നടത്തുന്നു
ചില സംഘടനകൾ അവയവദാനത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നു ചില സംഘടനകൾ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കുന്നു
ഇത്തരം ശ്രമങ്ങൾ മൂലം രാജ്യത്ത് അവയവദാനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ രോഗികളുടെ ജീവിതം സുഗമമാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഭാരതത്തിന്റെ അത്തരമൊരു നേട്ടം ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിടുന്നു
ചികിത്സയ്ക്കായി ആയുർവേദം സിദ്ധ അല്ലെങ്കിൽ യുനാനി സമ്പ്രദായത്തിൽ നിന്ന് സഹായം ലഭിക്കുന്ന നിരവധി ആളുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും
എന്നാൽ ഇതേ രീതിയിലുള്ള മറ്റേതെങ്കിലും ഡോക്ടറിലേക്ക് പോകുമ്പോൾ അവരുടെ രോഗികൾ പ്രശ്നങ്ങൾ നേരിടുന്നു
ഈ ചികിത്സാസമ്പ്രദായങ്ങളിൽ രോഗങ്ങളുടെ പേരുകൾക്കും ചികിത്സകൾക്കും മരുന്നുകൾക്കും ഒരേ ഭാഷ ഉപയോഗിക്കാറില്ല
ഓരോ ഡോക്ടറും രോഗത്തിന്റെ പേരും ചികിത്സയുടെ രീതികളും അവരുടേതായ രീതിയിൽ എഴുതുന്നു
ഇത് ചിലപ്പോൾ മറ്റ് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്
പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരം കണ്ടെത്തിയത്
ലോകാരോഗ്യ സംഘടനയുടെ സഹായത്തോടെ ആയുഷ് മന്ത്രാലയം ആയുർവേദം സിദ്ധ യുനാനി വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഡാറ്റയും ടെർമിനോളജിയും തരംതിരിച്ചതിൽ സന്തോഷമുണ്ട്
ഇരുവരുടെയും ശ്രമഫലമായി ആയുർവേദം യുനാനി സിദ്ധ വൈദ്യം എന്നിവയിലെ രോഗവും ചികിത്സയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ക്രോഡീകരിച്ചു
ഈ കോഡിംഗിന്റെ സഹായത്തോടെ ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും അവരുടെ കുറിപ്പടികളിലോ സ്ലിപ്പുകളിലോ ഒരേ ഭാഷ എഴുതും
ആ സ്ലിപ്പുമായി മറ്റൊരു ഡോക്ടറുടെ അടുത്ത് പോയാൽ ആ സ്ലിപ്പിൽ നിന്ന് മാത്രമേ ഡോക്ടർക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കൂ എന്നതാണ് ഇതിന്റെ ഒരു നേട്ടം
നിങ്ങളുടെ അസുഖം ചികിത്സ എന്ത് മരുന്നുകളാണ് കഴിക്കുന്നത് എത്ര നാളായി ചികിത്സ തുടരുന്നു ഏതൊക്കെ കാര്യങ്ങളോട് നിങ്ങൾക്ക് അലർജിയുണ്ട ഇവ അറിയാൻ ആ സ്ലിപ്പ് നിങ്ങളെ സഹായിക്കും
ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായിരിക്കും ഇതിന്റെ മറ്റൊരു നേട്ടം
മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർക്ക് രോഗം മരുന്നുകൾ അതിന്റെ ഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കും
ഗവേഷണം വർദ്ധിക്കുകയും നിരവധി ശാസ്ത്രജ്ഞർ ഒരുമിച്ച് ചേരുകയും ചെയ്യുമ്പോൾ ഈ മെഡിക്കൽ സംവിധാനങ്ങൾ മികച്ച ഫലങ്ങൾ നൽകുകയും അവയോടുള്ള ആളുകളുടെ ചായ്വ് വർദ്ധിക്കുകയും ചെയ്യും
ഈ ആയുഷ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഡോക്ടർമാർ ഈ കോഡിംഗ് എത്രയും വേഗം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
സുഹൃത്തുക്കളേ ഞാൻ ആയുഷ് സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ യാനുങ് ജമോഹ് ലാഗോവിന്റെ ചിത്രവും എന്റെ കൺമുന്നിൽ വരുന്നു
അരുണാചൽ പ്രദേശിലെ താമസക്കാരിയായ ശ്രീമതി
യാനുങ് ഒരു പച്ചമരുന്ന് വിദഗ്ധയാണ്
ആദിവാസി ഗോത്രത്തിന്റെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായം പുനരുജ്ജീവിപ്പിക്കാൻ അവർ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്
ഈ സംഭാവനയ്ക്കുള്ള പത്മപുരസ്കാരവും ഇത്തവണ അവർക്ക്് ലഭിച്ചിട്ടുണ്ട്
അതുപോലെ ഇത്തവണ ഛത്തീസ്ഗഢിലെ ഹേംചന്ദ് മാഞ്ചിക്കും പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്
വൈദ്യരാജ് ഹേംചന്ദ് മാഞ്ചിയും ആയുഷ് സമ്പ്രദായത്തിന്റെ സഹായത്തോടെ ആളുകളെ ചികിത്സിക്കുന്നു
അഞ്ച് പതിറ്റാണ്ടിലേറെയായി ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ പാവപ്പെട്ട രോഗികളെ സേവിക്കുന്നു
നമ്മുടെ രാജ്യത്ത് മറഞ്ഞിരിക്കുന്ന ആയുർവേദത്തിന്റെയും ഔഷധസസ്യത്തിന്റെയും നിധി സംരക്ഷിക്കുന്നതിൽ ശ്രീമതി
യാനുങ്ങിനെയും ശ്രീ
ഹേംചന്ദിനെയും പോലുള്ളവർക്ക് വലിയ പങ്കുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മൻ കി ബാത്തിലൂടെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പതിറ്റാണ്ട് പഴക്കമുണ്ട്
സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെയും ഈ കാലഘട്ടത്തിൽ പോലും രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ മാധ്യമമാണ് റേഡിയോ
റേഡിയോയുടെ ശക്തിക്ക് എത്രമാത്രം മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നതിന്റെ അതുല്യമായ ഉദാഹരണമാണ് ഛത്തീസ്ഗഢിൽ കാണുന്നത്
കഴിഞ്ഞ 7 വർഷമായി റേഡിയോയിൽ ഒരു ജനപ്രിയ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അതിന്റെ പേര് ഹമർ ഹാത്തി ഹമർ ഗോഠ് എന്നാണ്
റേഡിയോയും ആനയും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം
എന്നാൽ ഇതാണ് റേഡിയോയുടെ സൌന്ദര്യം
ഛത്തീസ്ഗഢിൽ ഈ പരിപാടി എല്ലാ വൈകുന്നേരവും ആകാശവാണി അംബികാപൂർ റായ്പൂർ ബിലാസ്പൂർ റായ്ഗഡ് എന്നീ നാല് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു ഛത്തീസ്ഗഡിലെയും പരിസര പ്രദേശങ്ങളിലെയും വനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഈ പരിപാടി ശ്രദ്ധാപൂർവം കേൾക്കുന്നുവെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും
ഹമർ ഹാത്തി ഹമർ ഗോഠ് എന്ന പരിപാടിയിൽ ആനക്കൂട്ടം ഏത് വനമേഖലയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പറയുന്നുണ്ട്
ഈ വിവരം ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്
ആനക്കൂട്ടം എത്തിയ വിവരം റേഡിയോയിലൂടെ ജനം അറിഞ്ഞയുടൻ ജാഗരൂകരാകും
ആനകൾ കടന്നുപോകുന്ന റോഡുകളിലൂടെയുള്ള അപകടം ഒഴിവായി
ഒരു വശത്ത് ഇത് ആനക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു മറുവശത്ത് ഇത് ആനകളെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കാൻ സഹായിക്കുന്നു
ഈ ഡാറ്റയുടെ ഉപയോഗം ഭാവിയിൽ ആനകളുടെ സംരക്ഷണത്തിനും സഹായിക്കും
ഇവിടെ ആനകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്
ഇതോടെ കാടിന്റെ ചുറ്റുപാടിൽ താമസിക്കുന്നവർക്ക് ആനകലുമായി ചങ്ങാത്തം കൂടാനും സൌകര്യമായി
രാജ്യത്തെ മറ്റ് വനമേഖലകളിൽ താമസിക്കുന്നവർക്കും ഛത്തീസ്ഗഡിന്റെ ഈ അതുല്യമായ സംരംഭവും അതിന്റെ അനുഭവങ്ങളും പ്രയോജനപ്പെടുത്താം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഈ ജനുവരി 25ന് നാമെല്ലാവരും ദേശീയ വോട്ടർ ദിനം ആഘോഷിച്ചു
നമ്മുടെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യങ്ങൾക്ക് ഇത് സുപ്രധാന ദിനമാണ്
ഇന്ന് രാജ്യത്ത് ഏകദേശം 96 കോടി വോട്ടർമാരുണ്ട്
ഈ കണക്ക് എത്ര വലുതാണെന്ന് അറിയാമോ ഇത് അമേരിക്കയിലെ മൊത്തം ജനസംഖ്യയുടെ മൂന്നിരട്ടിയാണ്
ഇത് യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയുടെ ഒന്നര ഇരട്ടിയാണ്
പോളിംഗ് സ്റ്റേഷനുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് രാജ്യത്ത് അവയുടെ എണ്ണം ഏകദേശം 10
5 ലക്ഷത്തോളം വരും
ഭാരതത്തിലെ ഓരോ പൌരനും അവന്റെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാൻ പ്രാപ്തമാക്കുന്നതിന് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വോട്ടർ മാത്രമുള്ള അത്തരം സ്ഥലങ്ങളിൽ പോലും പോളിംഗ് ബൂത്തുകൾ നിർമ്മിക്കുന്നു
രാജ്യത്ത് ജനാധിപത്യമൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു
സുഹൃത്തുക്കളേ ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ ഭാരതത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് രാജ്യത്തിന് ആവേശം പകരുന്ന കാര്യമാണ്
195152 ൽ രാജ്യത്ത് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 45 ശതമാനം വോട്ടർമാർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്
ഇന്ന് ഈ കണക്ക് ഗണ്യമായി വർദ്ധിച്ചു
രാജ്യത്ത് വോട്ടർമാരുടെ എണ്ണം മാത്രമല്ല പോളിംഗ് ശതമാനവും വർദ്ധിച്ചു
നമ്മുടെ യുവവോട്ടർമാർക്ക് രജിസ്ട്രേഷന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന തരത്തിൽ സർക്കാർ നിയമത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്
വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണം വർധിപ്പിക്കാൻ കമ്മ്യൂണിറ്റി തലത്തിൽ നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
എവിടെയൊക്കെയോ ആളുകൾ വീടുവീടാന്തരം കയറിയിറങ്ങി വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്
ചിലയിടത്ത് പെയിന്റിംഗുകൾ ഉണ്ടാക്കി ചിലയിടത്ത് യുവാക്കൾ തെരുവ് നാടകങ്ങളിലൂടെ ആകർഷിക്കപ്പെടുന്നു
അത്തരത്തിലുള്ള ഓരോ ശ്രമങ്ങളും നമ്മുടെ ജനാധിപത്യത്തിന്റെ ആഘോഷത്തിന് വ്യത്യസ്ത നിറങ്ങൾ നൽകുന്നു
മൻ കി ബാത്തിലൂടെ ഞാൻ എന്റെ ആദ്യ വോട്ടർമാരോട് തീർച്ചയായും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന് പറയും
നാഷണൽ വോട്ടർ സർവീസ് പോർട്ടലിലൂടെയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലൂടെയും അവർക്ക് ഇത് എളുപ്പത്തിൽ ഓൺലൈനായി പൂർത്തിയാക്കാനാകും
നിങ്ങളുടെ ഒരു വോട്ടിന് രാജ്യത്തിന്റെ ഭാഗധേയം മാറ്റാനും രാജ്യത്തിന്റെ ഭാഗധേയം നിർമ്മിക്കാനും കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് ജനുവരി 28 വിവിധ കാലഘട്ടങ്ങളിൽ രാജ്യസ്നേഹത്തിന്റെ മാതൃക കാട്ടിയ ഇന്ത്യയിലെ രണ്ട് മഹത്വ്യക്തികളുടെ ജന്മദിനം കൂടിയാണ്
ഇന്ന് രാജ്യം പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായ് ജിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു
വൈദേശിക ഭരണത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ തന്റെ ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ലാലാജി
ലാലാജിയുടെ വ്യക്തിത്വം സ്വാതന്ത്ര്യസമരത്തിൽ മാത്രം പരിമിതപ്പെടുത്താനാവില്ല
അദ്ദേഹം വളരെ ദീർഘദർശിയായിരുന്നു
പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും മറ്റ് നിരവധി സ്ഥാപനങ്ങളുടെയും സൃഷ്ടിയിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു
വിദേശികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക മാത്രമല്ല രാജ്യത്തിന് സാമ്പത്തിക ശക്തി നൽകുകയെന്ന കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ചിന്തയുടെ പ്രധാന ഭാഗമായിരുന്നു
അദ്ദേഹത്തിന്റെ ചിന്തകളും ത്യാഗവും ഭഗത് സിംഗിനെ വളരെയധികം സ്വാധീനിച്ചു
ഇന്ന് ഫീൽഡ് മാർഷൽ കെ
കരിയപ്പയെ ആദരവോടെ ഓർക്കേണ്ട ദിനംകൂടിയാണ്
ചരിത്രത്തിലെ ഒരു സുപ്രധാന കാലഘട്ടത്തിൽ നമ്മുടെ സൈന്യത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം ധീരതയുടെയും ശൌര്യത്തിന്റെയും മാതൃക കാണിച്ചു
നമ്മുടെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കിയതിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന പങ്കുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് ഭാരതത്തിന്റെ കായികലോകം ഓരോ ദിവസവും പുതിയ ഉയരങ്ങൾ തൊടുകയാണ്
കായികലോകത്ത് പുരോഗതി കൈവരിക്കുന്നതിന് കളിക്കാർക്ക് കളിക്കാൻ കഴിയുന്നത്ര അവസരങ്ങൾ ലഭിക്കുകയും മികച്ച സ്പോർട്സ് ടൂർണമെന്റുകൾ രാജ്യത്ത് സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്
ഇത് മനസ്സിൽ വെച്ചാണ് ഇന്ന് ഭാരതത്തിൽ പുതിയ സ്പോർട്സ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നത്
ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു
രാജ്യത്തെ അയ്യായിരത്തിലധികം കായികതാരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്
ഇന്ന് ഭാരതത്തിൽ അത്തരം പുതിയ പ്ലാറ്റ്ഫോമുകൾ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിൽ കളിക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു
അത്തരമൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചു ബീച്ച് ഗെയിംസ് അത് ദിയുവിൽ സംഘടിപ്പിച്ചു
സോമനാഥിനോട് വളരെ അടുത്തുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ദിയു എന്ന് നിങ്ങൾക്കറിയാം
ഈ വർഷം ആദ്യം തന്നെ ദിയുവിൽ ഈ ബീച്ച് ഗെയിമുകൾ സംഘടിപ്പിച്ചിരുന്നു
ഭാരതത്തിന്റെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് ബീച്ച് ഗെയിമായിരുന്നു ഇത്
വടംവലി കടൽനീന്തൽ പെൻകാക്സിലാറ്റ് മൽഖാംബ് ബീച്ച് വോളിബോൾ ബീച്ച് കബഡി ബീച്ച് സോക്കർ ബീച്ച് ബോക്സിംഗ് തുടങ്ങിയ മത്സരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു
ഇതിൽ ഓരോ മത്സരാർത്ഥിക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ചു ഈ ടൂർണമെന്റിൽ കടലുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി കളിക്കാർ എത്തിയെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും
കടൽത്തീരമില്ലാത്ത മധ്യപ്രദേശാണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതും
സ്പോർട്സിനോടുള്ള ഈ സമീപനം ഏതൊരു രാജ്യത്തെയും കായിക ലോകത്തെ രാജാവാക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇത്തവണ മൻ കി ബാത്തിൽ എന്നോടൊപ്പം ഇത്രമാത്രം
ഫെബ്രുവരിയിൽ നിങ്ങളോട് വീണ്ടും സംസാരിക്കും
രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടായതും വ്യക്തിഗതമായതും ആയ പ്രയത്നത്തിലൂടെ രാജ്യം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ
സുഹൃത്തുക്കളേ നാളെ 29 ന് രാവിലെ 11 മണിക്ക് പരീക്ഷാ പേ ചർച്ചയും ഉണ്ടായിരിക്കും
പരീക്ഷ പേ ചർച്ചയുടെ ഏഴാം പതിപ്പാണിത്
ഞാൻ എപ്പോഴും കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണിത്
ഇത് എനിക്ക് വിദ്യാർത്ഥികളുമായി ഇടപഴകാൻ അവസരം നൽകുന്നു കൂടാതെ അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറയ്ക്കാനും ഞാൻ ശ്രമിക്കുന്നു
കഴിഞ്ഞ 7 വർഷമായി പരീക്ഷാ പേ ചർച്ച വിദ്യാഭ്യാസവും പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സംവദിക്കാനുള്ള ഒരു വേദിയായി മാറിയിരിക്കുന്നു
ഇത് വളരെ നല്ല മാധ്യമമായി മാറി
ഇത്തവണ 2
25 കോടിയിലധികം വിദ്യാർത്ഥികൾ ഇതിനായി രജിസ്റ്റർ ചെയ്യുകയും അവരുടെ ഇൻപുട്ടുകൾ നൽകുകയും ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്
2018 ൽ ഞങ്ങൾ ഈ പ്രോഗ്രാം ആദ്യമായി ആരംഭിക്കുമ്പോൾ ഈ എണ്ണം 22000 മാത്രമായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ
വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനും പരീക്ഷാ സമ്മർദ്ദത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുന്നതിനുമായി നിരവധി നൂതനമായ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്
നാളെ നിങ്ങളെല്ലാവരോടും പ്രത്യേകിച്ച് യുവജനങ്ങളോടും വിദ്യാർത്ഥികളോടും റെക്കോർഡ് സംഖ്യകളിൽ ചേരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു
നിങ്ങളോട് സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു
മൻ കി ബാത്തിന്റെ ഈ അധ്യായത്തിൽ ഈ വാക്കുകളോടെ ഞാൻ നിങ്ങളോട് വിടപറയുന്നു
ഉടൻ വീണ്ടും കാണാം നന്ദി